പുറത്തെ അകത്തളത്തിലുള്ള പോലെ കയ്യെഴുത്തു കൊത്തു പണികളും വിലപിടിപ്പുള്ള കല്ലിലുള്ള കൊത്തുപണികളും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഒത്ത നടുക്കായി ഷാജഹാൻ്റെയും മുംതാസ് മഹലിൻ്റെയും ശവ കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ ശവ കുടീരങ്ങൾ മറച്ചുകൊണ്ട് marble ചാലുകൾ സ്ഥിതി ചെയ്യുന്നു. ഈ ചാലുകൾ എട്ട് വശങ്ങളുള്ള ഒരു marble അറയാണ്.

വള്ളികളുടെയും ഫലങ്ങളുടെയും പുഷ്പങ്ങളുടെയും രൂപങ്ങൾ കൊത്തിയിരിക്കുന്നു. മുസ്ലിം ആചാരം അനുസരിച്ചു ശവ കുടീരങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത് ഒരു നിഷേധകരമായ കാര്യമായതിനാൽ ഷാജഹാൻ മുംതാസ് മഹൽ എന്നിവരുടെ ശവ കുടീരങ്ങൾ അകത്തെ അറയുടെ താഴെ തികച്ചും സമതലമായ ഒരു അറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ തലകൾ പുണ്യ നഗരമായ മെക്കെയുടെ വശത്തേക്കാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. മുംതാസ് മഹലിൻ്റെ ശവക്കല്ലറ അകത്തളത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം ഒന്നര meter ഗുണനം രണ്ടര meter വിസ്‌തീർണമുള്ള marble കൊണ്ട് നിർമിച്ചിരിക്കുന്നു. ഈ marble ഫലകങ്ങളുടെ ചുറ്റിലും വിലപ്പെട്ട കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇതുകൂടാതെ മുംതാസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കയ്യെഴുത്തു കൊത്തുപണികളും ചെയ്തിരിക്കുന്നു. ഷാജഹാൻ്റെ ശവക്കല്ലറ മുംതാസിൻ്റെ കല്ലറയുടെ അടുത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഇത് മാത്രമാണ് ഈ മൊത്തം കെട്ടിടത്തിൽ അസമതലമായി അഥവാ കാണാവുന്ന ഒന്ന്. മുംതാസിനെക്കാൾ അല്പം വലുപ്പം കൂടിയതാണ് ഷാജഹാൻ്റെ കല്ലറ. മുംതാസിൻ്റെ കല്ലറയുടെ പോലെ തന്നെ marble കൊണ്ടുള്ള ഒരു അറ ഇതിനും തീർത്തിരിക്കുന്നു. വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടും കയ്യെഴുത്തു കൊത്തുപണികൾ കൊണ്ടും ഇതിനെയും അലങ്കരിച്ചിരിക്കുന്നു. കയ്യെഴുത്തു കൊത്തുപണികൾ ഷാജഹാനെക്കുറിച്ചും

ഈ അറയുടെ മുകളിലായി ഒരു pen യുടെ സ്ഥിതി ചെയ്യുന്നു. ഇത് മുഗൾ രാജവംശജരുടെ ആചാരമനുസരിച്ച് ശവകല്ലറകളിൽ സ്ഥാപിക്കുന്ന ഒന്നാണ്. ഇത് കൂടാതെ ദൈവത്തിൻ്റെ പത്തൊൻപത് പേരുകൾ ഇവിടെ കൊത്തി എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ കൊത്തു പണികളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. all noble all maget all magestic all neak

twenty sixth of the month of sep in the year ten seventy six താജ്മഹലിൻ്റെ ചുറ്റിലും ഏകദേശം മുന്നൂറ് square meter വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഉദ്യാനമാണ് ചാർബാഗ് ഉദ്യാനം. ഇത് ഒരു യഥാർത്ഥ മുഗൾ ഉദ്യാനമായി കണക്കാക്കാം.

hello ശിൽപ Hello ചേച്ചി സുഖമായിരിക്കുന്നോ എനിക്ക് സുഖയാണുമോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്‍ കോളേജ് അടച്ചോ Project കാര്യങ്ങളൊക്കെ പൂർത്തിയായോ കോളേജ് അടച്ചില്ല ചേച്ചി ഇപ്പോൾ study leave project കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല അതിനാൽ ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ഉണ്ടായിരുന്നു അതൊന്ന് ചേച്ചിയോട് ചോദിക്കാം എന്ന് വെച്ച് ഇപ്പോൾ വിളിച്ചതാണ് എന്താണ് ശിൽപ്പയ്ക്ക് അറിയേണ്ടത് ചോദിച്ചോളൂ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറയാം ചേച്ചി ഏറ്റവും ജനപ്രിയമായ ആ ഭക്ഷണം അല്ലെങ്കിൽ പാനീയം ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു survey project ഭാഗമായി ഞാൻ നടത്തുകയുണ്ടായി

അതെ ചായ ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് അനുദിന ജീവിതത്തിലെ ഒരു അവശ്യപാനീയമാണല്ലോ എനിക്ക് തോന്നുന്നത് കാപ്പി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളികൾ എല്ലാവരും തന്നെ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്നാണ്. അതെ രാവിലെ ഒരു cup ചായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എനിക്ക് രാവിലെ ഒരു glass ഇല്ലാതെ പറ്റില്ല എൻറെ വീട്ടിലും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇവിടെ hostel ലും അതുതന്നെയാണ് അവസ്ഥ പിന്നെ ഒരു കാര്യം ചേച്ചി ഇപ്പോൾ പലതരം ചായകൾ ഉണ്ടല്ലോ ഇഞ്ചി ചായയുണ്ട് മസാല ചായയുണ്ട് green tea ണ്ട് ഇതിൻറെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ ഓരോന്നിനും അതിൻറെ തായ് ഗുണങ്ങളുണ്ട് ഇഞ്ചി ചായ വയറിനു നല്ലതാണ് മസാല ചായയുടെ ഗുണങ്ങൾ എനിക്ക് അത്രയ്ക്ക് അറിയില്ല രുചിയും മണവും ഒക്ക കൂട്ടാനാണ് ഏലക്കയും മറ്റും ചേർക്കുന്നത് എന്ന് ഞാൻ കരുതുന്നത് അതുപോലെതന്നെ green tea സാധാരണ ഉപയോഗിക്കുന്നത് ആരോഗ്യപ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ജലദോഷം ഒക്കെയുള്ള സമയത്താണ് അതല്ലാതെ diet ഭാഗമായിട്ട് green tea ഉപയോഗിക്കുന്നവരും ഉണ്ട് പിന്നെ പാൽ കുടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് greentea നല്ലൊരു option ആണ് ചേച്ചി എനിക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം ഇപ്പോൾ ചായയോടൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ് അങ്ങനെ ഉണ്ട് എന്ന് project നെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റിയില്ല ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നു പറഞ്ഞുതരാമോ തീർച്ചയായും എല്ലാ ഭക്ഷണങ്ങളും ചായക്കൊപ്പം കഴിക്കാൻ പാടില്ല ഓരോ ഭക്ഷണത്തിനും ഓരോ ഗുണം ഉണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് കുറെ ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പണ്ടുതന്നെപറയാറുണ്ടല്ലോ ഓരോ ഭക്ഷണത്തിനും ചേരുന്ന അല്ലെങ്കിൽ അതിന് പൂരകമായ ആഹാരങ്ങൾ ഉണ്ട് അതാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ചായയോടൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ചേച്ചി പറ്റുകയാണെങ്കിൽ വിശദീകരിച്ച് പറയാമോ ഇപ്പോൾ പ്രധാനമായും ആറുതരം ഭക്ഷണങ്ങളാണ് ചായയോടൊപ്പം കഴിക്കാൻ പാടില്ലാത്തത് ഇരുമ്പ് കൂടുതൽ അടങ്ങിയ വ്യത്യസ്ത ഫലങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഓറഞ്ച് നാരങ്ങ അതുപോലുള്ള ഭക്ഷണങ്ങൾ കടലമാവ് കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം തണുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ മഞ്ഞൾ പിന്നെ കശുവണ്ടി പരിപ്പ് കടല ബദാം തുടങ്ങിയ nut ഗണത്തിൽപ്പെട്ട ഭക്ഷണം ഇതൊന്നും ചായയുടെ കൂടെ കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് നല്ലതല്ല എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കഴിക്കാൻ പറ്റാത്തതുണ്ടോ ഇതിൽ പലതും നമ്മൾ സാധാരണ കഴിക്കാറുള്ളതാണല്ലോ നമ്മൾ ആരും അങ്ങനെ ആരോഗ്യത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നവർ അല്ലല്ലോ ഇപ്പോൾ ഈ diet കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കൂടുതൽ അവബോധം വന്നതിനുശേഷം ആണ് ആരോഗ്യത്തിന് പറ്റുന്ന ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് എന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങിയത് അത് ശരിയാണ് ഇപ്പോൾ ചായ ഇല്ലാത്ത ദിവസം ഒരു മലയാളിയെ സംബന്ധിച്ച് അത്ര എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല സാധാരണ biscuit sandwich അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതാണല്ലോ നമ്മുടെ പതിവ് വീട്ടിലാണെങ്കിൽ ദോശ അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കഴിക്കും ഇപ്പോൾ നമുക്ക് brekfast കൂടെ പ്രധാന ഘടകമാണല്ലോ അതുപോലെ

അതിനെന്താ പറയാമല്ലോ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചായയോടൊപ്പം കഴിക്കാൻ പാടില്ല നല്ല blood ഉണ്ടാകാൻ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ശരീരത്തിന് ആവശ്യവുമാണ് അതെന്താണ് ചേച്ചി ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്തത്?

അതെ ചായയിൽ tannin oxalate ആണ് പ്രധാനമായിട്ടുള്ളത് അവ ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നതിൽ നിന്ന് ശരീരത്തെ താടിയുന്നു ഇപ്പോൾ നമ്മൾ നല്ല helthi ആവാം എന്ന് വിചാരിച്ചിട്ട് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം രാവിലെ കഴിച്ചിട്ട് അതിന്റെ കൂടെ ചായ കുടിച്ചാൽ കഴിക്കുന്നതിന്റെ ഗുണം നമുക്ക് ഉണ്ടാവില്ല ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ iron ചീര ഇലക്കറികൾ പയർ വർഗ്ഗങ്ങൾ ഇവയൊക്കെ ചായക്കൊപ്പം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഈ നല്ല ഭക്ഷണഠ കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് അവ ശരീരത്തിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ hp രക്തത്തിൽ കുറയുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടില്ല അതിന് കാരണം ഇതാണ് ചായയിലുള്ള tannin oxalate മൂലം അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവ നമ്മുടെ ശരീരത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നില്ല അത് വേസ്റ്റ് ആയിട്ട് തന്നെ പോകുകയാണ് ഇപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കണം ചായക്കൊപ്പം ഇരുമ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഒരു അരമണിക്കൂർ എങ്കിലും കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ചേച്ചി എന്തുകൊണ്ടാണ് നാരങ്ങ ചായയോടൊപ്പം കഴിക്കരുത് എന്ന് പറയുന്നത് lemon tea കുടിക്കുന്നത് നമുക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമല്ലേ പക്ഷേ അത് നല്ല ഗുണമുള്ള ഒരു കാര്യമല്ല മറിച്ച് അത് നമ്മുടെ ഒരു ശീലമാണ് തേയിലയും നാരങ്ങയും ഒരുമിക്കുന്നത് acidity acid reflection ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് acidity ഒരാൾ ആണെങ്കിൽ ഒരു കാരണവശാലും lemon tea രാവിലെ കുടിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം എന്നാൽ വയറു നിറയെ ഭക്ഷണം കഴിച്ചതിനുശേഷം lemon tea കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ചായയുടെ കൂടെ കഴിക്കരുത് ചേച്ചി പറഞ്ഞ ഭക്ഷണം കടലമാവ് ഉപയോഗിച്ചുള്ളതാണല്ലേ പക്ഷേ മാവ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന snack കൾ സാധാരണമല്ലേ അവ ചായയോടൊപ്പം കഴിക്കാനല്ലേ നാമൊക്കെ ഇഷ്ടപ്പെടുന്നത് ഞാൻ പറയുന്നത് കടലമാവ് കൊണ്ട് ഉള്ള ഭക്ഷണം ചായയുടെ കൂടെ വലിയ ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നല്ല അത് വലിയ അപകടം ഉണ്ടാക്കില്ല എങ്കിലും ആരോഗ്യപരമായി നന്നല്ല ഇപ്പോൾ പക്കോട ഉള്ളിബജി അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കടലമാവ് ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട് പക്ഷേ കടലമാവും ചായയും തമ്മിൽ ഒരു ചേർച്ചയുമില്ല അത് എന്താണ് വെച്ചാൽ ഭക്ഷണത്തിലെ പോക്ഷകങ്ങൾ രക്തത്തിലേക്ക് ആകീരണം ചെയ്യുന്നതിൽ നിന്ന് കടലമാവ് തടയും പിന്നീട് വയറുവേദനയ്ക്കും മലബന്ധനത്തിനും ഒക്കെ ഇത് കാരണമാകും കടലമാവ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ധാരാളം protein ധാതുക്കളും ഉണ്ട് അന്നജഠ കുറവും ആണ് അതുകൊണ്ടുതന്നെ പ്രമേഹമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ

അപ്പോൾ ആ ഭക്ഷണത്തിന്റെ ഗുണം നമുക്ക് കിട്ടും അനാവശ്യ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും ഇത് എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു ചേച്ചി എനിക്ക് ഇത്അമ്മയോട് പറയുകയും വേണം അച്ഛൻറെ sugar അമ്മ എപ്പോഴും രാവിലെ കടലമാവ് ചേർത്തുള്ള ദോശയാണ് ഉണ്ടാക്കാറ് കാരറ്റും തക്കാളിയും ബീൻസും തേങ്ങയും ഒക്കെ ചേർത്ത് പക്ഷേ gas കൂടും എന്ന് പറഞ്ഞ് അച്ഛന് കഴിക്കാൻ അത്ര താല്പര്യം ഇല്ല അതോടൊപ്പം ചായ കുടിക്കാതിരുന്നാൽ ആ പ്രശ്നം മാറും അല്ലേ അതെ ഒരു പരിധിവരെ മാറും എന്തു ഭക്ഷണം കഴിച്ചാലും അത് ശരിയായി ദഹിക്കുകയും പോഷകങ്ങൾ ശരീരത്തിന് ആഗിരണം ചെയ്യുകയും വേണമല്ലോ തീർച്ചയായും ഇത് എനിക്ക് ആവശ്യമായ ഒരു അറിവായിരുന്നു ചേച്ചി കാരണം ഞാൻ എപ്പോഴും കടലമാവ് കൊണ്ടുള്ള snacks കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതിന്റെ കൂടെ ഒരു ചൂട് ചായ കിട്ടിയാൽ നല്ല സന്തോഷം അതൊക്കെ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതൊരു ശീലമാക്കരുത് ഇപ്പോൾ വയറുവേദന മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ആകുന്നത് കുറെയൊക്കെ നമ്മുടെ തെറ്റായ ശീലങ്ങൾ തന്നെയാണല്ലോ അതിൽനിന്നും തടയാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം തണുത്ത ഭക്ഷണങ്ങൾ ഒന്നും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റില്ല ചേച്ചി എനിക്ക് രാവിലത്തെ ഇഡലിയും സാമ്പാറും വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് കുഴപ്പമുണ്ടോ തണുത്ത ഭക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല തണുപ്പുള്ള ഭക്ഷണങ്ങൾ ആണ് അല്ലാതെ ചൂട് കുറവുള്ള ഭക്ഷണഠ അല്ല അതായത് ice cream പോലുള്ള തണുത്ത വസ്തുക്കൾ ചായക്കൊപ്പം കഴിക്കാൻ പാടില്ല അത് ചായയുടെ കൂടെ മാത്രമല്ല വ്യത്യസ്ത താപനിലയുള്ള വസ്തുക്കൾ ഒരുമിച്ച് കഴിക്കുന്നതും ദഹനക്കേട് ഉണ്ടാക്കുന്നു

ഒരു ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ thirty അല്ലെങ്കിൽ fortyfiveminute കഴിഞ്ഞിട്ടാണ് ice cream കഴിക്കേണ്ടത് അല്ലാതെ moderate ചൂട് അല്ലെങ്കിൽ ചെറു ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ട് അതോടൊപ്പം ice cream കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് ശരി ആ കാര്യം എന്റെ friend നോട് പറയണം അവൾക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം വരാതിരിക്കാനാണ് എന്ന് പറഞ്ഞ് ice cream കഴിച്ച ഉടനെ പോയി ചൂട് ചായ അല്ലെങ്കിൽ കാപ്പി വാങ്ങിച്ചു കുടിക്കാറുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻറെ system തെറ്റായ ഭക്ഷണശീലം മൂലം തകരാറിലാകാതിരിക്കാൻ നോക്കണം പിന്നെ മഞ്ഞൾ അല്ലേ ചേച്ചി ചായയുടെ കൂടെ കഴിക്കരുത് എന്ന് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ഗുണമുള്ള വസ്തുതന്നെയാണ് നല്ല പ്രതിരോധശേഷി ഒക്കെ തരും പക്ഷേ ചായക്കൊപ്പം കഴിക്കുന്നത് അപകടകരം തന്നെയാണ് കാരണം മഞ്ഞളിൽ പലവിധ സംയുക്തങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കാൻ ഇടയുണ്ട് അതുകൊണ്ടുതന്നെ ദഹനക്കേട് നെഞ്ചരിച്ച ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ചേച്ചി സാധാരണ എല്ലാവരും അതിരാവിലെ nuts പിന്നെ അതോടൊപ്പം ചായയും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ ഇപ്പോൾ പ്രോട്ടീൻ രാവിലെ കൂടുതൽ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് nuts കഴിച്ച് ചായ മാത്രം കുടിച്ച് brecfast മതിയാക്കുന്നവര് ഉണ്ടല്ലോ

പക്ഷേ അത് കഴിക്കേണ്ടത് ചായയോടൊപ്പമല്ല അതിൽ ധാരാളം ഇരുമ്പുണ്ട് അതുകൊണ്ട് തന്നെ ചായക്കൊപ്പം ചേരുന്നത് പാലിന്റെ കൂടെ ചേർക്കുന്നത് നല്ലതല്ല രാവിലെ nuts ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ കൂടെ പറ്റിയ പാനീയം എന്ന് പറയുന്നത് ഓറഞ്ച് അല്ലെങ്കിൽ തേങ്ങാവെള്ളം കരിക്കിൻ വെള്ളം ഇതൊക്കെയാണ് ഇതൊന്നും ഞാൻ അറിയാത്ത ചിന്തിക്കാത്ത കാര്യങ്ങൾ തന്നെയായിരുന്നു എൻറെ വിചാരം എന്ത് ഭക്ഷണത്തിലൂടെയാണെങ്കിലും ചായ കഴിക്കാം എന്നൊക്കെയായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ഓരോ combination പൂരകമായ ഭക്ഷണങ്ങൾ ഉണ്ട് അതിനനുസരിച്ച് ആണ് കഴിക്കേണ്ടത് എന്ന് കഴിക്കേണ്ടത് എന്ന് നല്ല ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അപബോധം ഉള്ളവർ ആയിരിക്കണം അത് ശരിയാണ് ചേച്ചി ഇപ്പോൾ ഇതുപോലെയൊക്കെ കഴിച്ചിട്ടായിരിക്കും ഈ രാവിലെയൊക്കെ വയറുവേദനയൊക്കെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്നത് അല്ലേ? സ്കൂളിലേക്ക് വരുന്ന കുറെപേർക്ക് കൂട്ടുകാർക്കൊക്കെ തന്നെ വയറുവേദന അനുഭവപ്പെടാറുണ്ട് അത് ശരിക്കും സ്കൂൾ സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആയിരിക്കും നമ്മുക്ക് വയറുവേദനാനുഭവപ്പെടുന്നത് അതിന്റെ പ്രധാനകരണഠ രവില്ലേ ഭക്ഷണഠ ശരിയല്ലാത്തത് തന്നെയാണ് തെറ്റായ combination അല്ലെങ്കിൽ ബിരുദമായ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് വയറിനു പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യമാണ് ഇവയെ കുറിച്ച് കുറച്ചുകൂടി ശ്രദ്ധ ഉള്ളവരായിരിക്കുക അധികം ബിരുദമായ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുപതുക പ്രത്യേകിച്ചും രാവിലെ ചായ ഒരു ശീലം ആണെങ്കിൽ ചായക്ക് അന്യോജ്യമായ ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക അപ്പോൾ അതിന്റെ ഉണർവ് നമുക്ക് കിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ കിട്ടും ആ ശരി ചേച്ചി ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കും ചേച്ചി സഹായിക്കുമല്ലോ സഹായികമല്ലോ അതിന്നുകൂഴപ്പമില്ല നീ free ആയിരിക്കുമ്പോൾ വിളിച്ചോളൂ തീർച്ചയായും വിളിക്കും ശരി thank you ok ശരി

ആരോടും പറയാതെ വന്ന ഒരു സംഭവമാണ് നമ്മെടെ എല്ലാരുടെയും life കൊർച്ചെങ്കിലും influence ച്യ്തിട്ടുണ്ടാകും എല്ലാരുടെ life ഇൽ അല്ലെങ്കിൽ എല്ലാരുടെ life കൊർച്ചെങ്കിലും change യ്തതിണ്ടഉം അതായത് corona അല്ലെങ്കിൽ lock down എന്നപറയും ഓ അതെ ഏകദേശം ഭൂമിലെല്ലാടത്തും ആഹ് world wide വന്നിട്ടുള്ള ഒരു അസുഖയർന്നു corona എന്നുപറയുന്നത് ഏർ അയിൻറെ origin ചൈനയിൽ വെച്ചാണട്ടോ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 ഉം life മാറ്റി മരിച്ചിട്ടനിണ്ട് ചിലരുടെ life ഇൽ നല്ലത് വന്നിട്ടീണ്ട് ചെലരുട life ഇൽ ചീത്തത് വന്നിട് അങ്ങനെ കൊറേ കാര്യത്തില് ആ ഒരു സംഭവം നമ്മളെ influence യ്തിട്ടുണ്ട് അപ്പൊ അയ്നിനെകുറിച്ചാണ് like ൻറെ experience വെച് ഞാൻ ഇന്ന് പറയാട്ടോ അപ്പം main യിട്ട് ഏർ എന്താ പറഞ്ഞവെച്ചെങ്കില് ഇപ്പോ corona തൊടങ്ങിയ time ഇല് ചൈനയിൽ മാതൃണ്ടായിരുന്നുള്ളു അപ്പൊ പെട്ടന്ന് ചൈനൻറെ airport ഒക്കെ off ആയി അങ്ങനെന്തൊക്കെ ഇപ്പം എല്ലാതും അടുത്ത time അപ്പോഴാണ് lock down എന്ന പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വർന്നത് നമ്മളിപ്പോ corona വന്ന് തൊടങ്ങിയതേ എല്ലാരിലു ഇപ്പൊ ഭൂമിലെ വർന്ന എല്ലാ അസുഖത്തിനെ പോലെ നമ്മള് corona യും കണ്ടിട്ടുള്ളു പക്ഷെ അത് ഇത്ര വല്യ ഒരു പ്രശ്നനാകുമെന്നു ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല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 അതും ഭയങ്കരം മുദ്ധിമുട്ടായിരുന്നു കാരണം export യാണല്ലോ തമിഴ് നാടന്നും ഗുജ്‌റാത്തിതുനുമൊക്കെ വരുന്ന സഭാവങ്ങളാണല്ലോ ഇവിടെ കേരളത്തിലോട്ടുക് വരുന്നത് അത് export യാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു time ആണ് കച്ചോടക്കാർക് ഭയങ്കര like ലാഭം കൊറഞ്ഞിട്ടിട്ട time കൂടി ആയിരിക്കുട്ട ഈ ഒരു time എന്നുപറയുന്നത് അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നീട്ടുള്ളത്ത് അത് പോലെ തന്നെ അപ്പോളാണ് lock down എന്ന് പറഞ്ഞിട്ട് school ഇല്ല office ഇല്ല എന്ന്പറഞ്ഞിട്ട് ഒരു സഭവങ്ങളുമില്ല എല്ലാരും വീട്ടിലിരിക്ക അതാരുന്നു main എന്ന് പറയുന്നത് ഇത് work from home ക്കെ ഇണ്ടായിരിക്കും എന്നാലും എല്ലാരും വീട്ടിലിരിക്കലായിരുന്നു ഏർ പോർത്തുപോകാൻ പറ്റില്ല എന്നൊക്കെ ഇടക്കൊക്കെ family യുടെകൂടെ outing നോക്കെ പൗയല്ലോ ഒന്നും പറ്റാത്ത അവസ്ഥയ്‌യായി അപ്പം അത് പലരുടെ ഏർ ജീവിതം പലരും ഉം എന്ന് പറയുന്നത് പുതിയ സ്വഭാവങ്ങൾ പഠിച്ചു അല്ലാ like ചേലോര് വേറെ സ്വഭാവ അങ്ങനെ എല്ലു അപ്പൊ lock down കയിഞ്ഞെരാണ് ഈ ലഹരി ഉപയൊക്കെ കൊറേ വർധിച്ചത് lock down കയ്ഞ്ഞേരെ കുട്ടികൾക്കൊക്കെ കൊറേ മാറ്റങ്ങൾ phone ഉപയോഗിച്ചു ഭയങ്കര അധികം കോടട്ടുണ്ട് കാരണം online class വന്ന time ഇൽ എല്ലാരും phone ഇലയർന്നു വീട്ടിലെള്ള ഉപ്പാരായാലും ഒക്കെ മക്കൾക്കു phone വാങ്ങി കൊടുക്കും സ്വന്തായിട്ട് കാരണം അവരുടെ phone ഇത് ചെയ്‌യമ്പം എല്ലാരുടെ phone കേടാണല്ലോ അപ്പം individual ആയിട്ട് ഓരോരുത്തർക്ക് phone വായിങ്ങോടുക്കുക എന്നിട്ട് അങ്ങനെ online class കൊക്കെ കേൾക്കായ് കുട്ടിയൾ online class ആണോ കേള്കുന്നതെന്ന് ആരും ശ്രദ്ധകാറില്ല അങ്ങനെ കുട്ടിയള് വേറെന്തെലും കളിക്കും അങ്ങനെ ഇപ്പോ lock down കൈനേരം ഇപ്പം school ലിലൊത്തിരി കണ്ടുവരുന്ന പ്രശനമാണ് phone use കൂടാ ലഹരി പദർത്ഥങ്ങള് ഉപയോഗിക അതിന് carrier ആവ അങ്ങനെ കൊറേ സംഭവങ്ങള്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

കൊറേ channels പുതുയത് ഒരു പത്തായിരം ൻ channel കൾ പുതുതായി വന്നിട്ടുണ്ടാകും ഞാനും lock down ആയ time ഇത് ഞങ്ങൾ ഞാനും ൻറെ sister ആയിട്ടൊരു channel തൊടങ്ങീട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞങ്ങൾ രണ്ടുമൂന്നു video ട്ട് നിർത്തി ച്യ്തുട്ടോ കൊറേ video അങ്ങനെന്നും ഇട്ടിട്ടില്ല അപ്പൊ lock down ഇൽ എനിക്

ആ ചെടികളൊക്കെ മുളപ്പിച്ചു അത് ബഹങ്കാര ഹരയിരുന്നു പക്ഷെ അതിനങ്കാട്ടി ഒന്ന്കൂടെ ഇഷ്ട്ടം crafting ഇനോടായിരുന്നു ആ room നല്ലപോലെ craft ഒക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെതെന്നെ ആഗ്രഹിണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും time ഇണ്ടായിരുന്നില്ല lock down ന് മുന്നേ

phrase ഈ happy birthday ക്കും anniversery നമ്മൾ കൊടികുന്ന phrase scrab book അങ്ങത്തയിലൊക്കെ ൻ involve യ്തു അതുപോലെതന്നെ പിന്നെ പറയാണെങ്കിൽ calligraphy english calligraphy നന്നായിട്ടു practice യ്തു ഇപ്പം നല്ലപോലെ തന്നെ എനിക്ക് english calligraphy കീഴ്ത്താൻ വേണ്ടീട് കഴിയുണ്ട്ട്ടോ അതൊക്കെ lock down കൊണ്ടായിട്ടുള്ള ഉപഗരങ്ങളാണ് ഞാൻ ഒന്നുടെ clear ആകിട്ട് പറഞ്ഞരാം പിന്നെ ആണെങ്കിൽ cookingmain ആയിട്ട് എനിക്ക് ഏറ്റോം കിട്ടിയതിൽ വല്യൊരു blessing ആണ് cooking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 അപ്പം അത് ഭയങ്കര വിജയത്തിലെത്തി അപ്പളാണ് എനിക്ക് cooking നിലൊരു കൈപ്പുണ്യം ഉണ്ടെന്ന് മനസിലായത്ട്ടോ അങ്ങനെ നന്നായിട്ട് cooking യും ഞാൻ അപ്പോ അത് lock down ഇത് കിട്ടിട്ടുള്ള വെല്യ blessing ആണ്ട്ട്ടോ lock down ഇല്ല എന്നെങ്കിലും എനിക്ക് cooking യാൻ അറിയുനുള്ള കാര്യം ആർക്കു അറിവുണ്ടാവില്ല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 കൊറച്ചൊക്കെ view കിട്ടുന്ന channel ആയിട്ട് മാറീട്ടുണ്ട് ട്ടോ അതും എനിക്ക് വെല്യ blessing ന്നെയാണ് അത്പോലെ തന്നെ യൂട്യൂബ് channel കാരണം കൊറേ കുടുംബങ്ങൾ lock down lock down ഇൽ യൂട്യൂബ് channel തുടങ്ങീട്ട് ഇപ്പൊ വാൻ വിജയത്തിലേക്കു എത്തീട്ടിണ്ട് മിക്ക മിക്ക famous youtubers ഒക്കെ നോക്കണേൽ അവർ lock down ഇൽ channel തുടങ്ങിയവർ ഇണ്ടാവുംട്ടോ lock down എന്ന് പറയുമ്പോ കൊറച്ചൂടെ view കേറും കാരണം lock down ഇൽ channels കാണാൻ കൊറേ പേരുണ്ടാകും എല്ലാരും വീട്ടിൽ വെറുതെ ഇരിക്കണല്ലോ work ഇല്ല അങ്ങനത്തെ കീഴിൽ യൂട്യൂബ് channels videos കാണാൻ കൊറേ പേരുണ്ടാകും അപ്പൊ ഭയങ്കര competition ആയിരുന്നു പിന്നെ ഇപ്പോ പറയാൻവെച്ചൽ എന്ന എനിക്ക് പിന്നെമെല്ലെ crafting കൊറേ calligraphy പഠിക്കാനും അത്പോലെ തന്നെ crafting ചെയ്യാനും ഒക്കത്തിന് പറ്റി പിന്നെ ചെടികൾ അതായത് farming എന്നുപറയുന്ന സംഭവം ആ കൊറേ ചെടികളൊക്കെ നട്ടുവളർത്താൻ പറ്റി അതി കായികൾ പറിക്കാൻ പറ്റി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 ഒരുമിച്ച് കൊറച്ചു നേരം spend യാണ് അങ്ങനൊക്കെ കൊറേ സഭാവങ്ങളിണ്ടായിരുന്നു അതൊക്കെ കൊറേ കൊറഞ്ഞുപോയി ഇപ്പോ എല്ലാരും phone ക്കെ use തൊടങ്യോടെ അങ്ങനത്തെ സംഭവം ഭയങ്കര കൊറവാണട്ടോ പിന്നെ നോക്കണെങ്കില് school ഭയങ്കര missing ആയിരുന്നു ഇനി office ലേതു എനിക്കറീല ഞാൻ school പടിക്കുന്നോണ്ട് school college പടിക്കൊന്നുണ്ട് എനിക്കറീല അപ്പം school ഉം college ക്കെ ഭയങ്കരട്ട് miss യ്തു കാരണം ആ lock down അയ്യപ്പം ഭയങ്കരം missing ആയിരുന്നു school ഇല്ല അല്ലെങ്കിൽ college ഇലപ്പം ഭയങ്കര എടങ്ങേരെന്നെലെ എന്നും വീട്ടിലിരിക ഭയങ്കര bore അടി ആണേ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു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 പുതിയ ഒരു batch ലെക് കേറീട്ട് നമ്മൾ നമ്മളെ friends നെ പോലും നേരിട് കാണാതൊരു അവസത്തയായിരുന്നു full online ലൂടെ മുഖം അറിയാതെ നമ്മൾ chat യന ഒരു വാസ്ത വരെ ഇണ്ടായിട്ടിണ്ടാല്ല പിന്നെ കൊറേ ആപ്പ് കൾ ഇണ്ടായിട്ടുണ്ട് ഗൂഗ്ലെമീറ്റ് അതൊക്കെ പണ്ടും പക്ഷെ online class ഒക്കെ വന്ന time ഇലാണ് അതൊക്കെ ഒന്ന് പച്ചപിടിച്ച വന്നെന്ന് പറയാം അതുപോലെ വാട്ട്സെപ് ഉപയോഗം കൂടി യൂട്യൂബ് ഉപയോഗം കൂടി ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാല് വളരെ കൊർച് account നിലവിൽ ഇണ്ടായിരനത് ഇപ്പൊ എല്ലാ കിട്ടികൾക്കും ഇൻസ്റ്റ account ഇണ്ട് ട്ടോ മിക്ക കുട്ടികൾക്കും ഇൻസ്റ്റ account ഇണ്ട് parents restrict യനവർക് ഇൻസ്റ്റ account ഇണ്ടാവില്യ കാരണം കൊർച് strict parents എങ്ങെനെങ്കിൽ അവർ ഇൻസ്റ്റ account തുടങ്ങാൻ സമ്മയ്ക്കില്ലലോ അങ്ങനെ കുട്ടികളുടെ പഠനം വളരെ അതികം weak ആയിട്ടുണ്ട് കേട്ടോ അതിപ്പം lock down online class കേൽകാൻ പറഞ്ഞിട്ട് പോകും വല്ല game ഉം കളിക്കും ചേലോവർ online കേൾക്കും sincere ആയിട്ട് class കേൽക്കുന്നവരുമുണ്ടാകും class കേൾക്കാത്തവറയര്ക്കും മിക്കവാറും zoom ഇൽ ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെട്ട ആളാണ് എന്നിട് വെറുതെ phone ചുമ്മാ ഇൻസ്റ്റായും game ഒകെ കളിച്ച വെറുതെ ഇരിക്കും പിന്ന school തോർന്നാൽ അല്ലെങ്കിൽ college തോർന്നാൽ ഒരു വസ്തു നമ്മുക് അറിവിണ്ടാവില്ല അപ്പം കൊറേ കുട്ടികളുടെ knowledge കൊറഞ്ഞ എന്നുള്ളത് അതും ഭയങ്കരയിട് world wide ബാധോച്ചൊരു കാര്യമാണട്ടോ അപ്പൊ ഇതൊക്കെ world wide നടന്നിരുന്ന കാര്യമാണെട്ടോ കൊറേ സഭാവങ്ങൾ കൊറേ ആൾകാർ നാണായി കൊറേ ആൾക്കാരിൽ വെഷമം വന്നു ൻറെ friend ണ്ടോക്കെയാണെകിൽ എന്നത് grandmother grand father covid വെന്നിട്ടാണ് മെരിച്ചത് അതൊക്കെ ഭയങ്കര വേഷമുണ്ടാകുന്ന കാര്യനേ അടുത്ത relatives ഒന്നുമാരും മെരിച്ചിട്ടില്ലാട്ടോ അത്രക്കും ഭയങ്കര വെഷമം ആണ് lock down എന്നത് പറയുന്നത് നല്ലതാണ് ചീത്തതാണ് എന്ന actually എനിക്ക് പറയാൻ പറ്റില്ല കാരണം lock down കൊണ്ട് കൊറേ ആള്കാര്ക് കൊറേ ഉപയോഗം ഇണ്ടായിട്ടുണ്ട് അത്പോലെ തന്നെ കൊറേ നാശവും ഇണ്ടായിട്ടുണ്ട് so എന്നോട് personally lock down നല്ലതാണോ ചോതിച്ചാൽ ഞാൻ നല്ലതാണേത് പറയട്ടെ കാരണം എനിക്ക് കൊറേ ൻറെ കൊറേ passion വളർത്തി എടക്കാനും അതുപോലെ തന്നെ ൻറെ കഴിവുകൾ പൊറത്തെടുക്കാനും പറ്റി ആ ഈ lock down ആയോണ്ട് അങ്ങനെ lock down കെ മാറിയപ്പം like നമ്മക് രണ്ടാം ജൻമം കിട്ടിയപോലെ ആയല്ലേ lock down മാറിയപ്പം ആകെ മാറി ഇപ്പോ പൊറത് പോകാൻ പറ്റും home ലോ office ഇൽ school college ലോക്കെ നമ്മുക് പറ്റും അപ്പോ അത് ഭയങ്കര defference ആയി feel യ്തുട്ടോ അതായത് നമ്മുക് രണ്ടാം ജന്മം കിട്ട്ടും പോലെ lock down കഴിഞ്ഞപ്പം അപ്പൊ ഇത്രേ ഉള്ളു lock down നെ പാട്ടി പറയാനുള്ളത് ആഹ് എനിക്കിപ്പ തന്റെ experience points അപ്പോ ഇത്രയ്ക്കൊള്ളൂട്ടോ bye ര്രർ hello നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മണ്ടയാണ് അതിനു വേണ്ട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 രണ്ടു table spoon മൂന്ന് മൈദ അയിമ്പത് gram നാല് ഉപ്പ് പാകത്തിന് അകത്തു വെക്കുന്നതിനു റവ തരി നൂറു gram പഞ്ചസാര നൂറ് gram അണ്ടി പരിപ്പ് ഇരുപത്തി അഞ്ച് gram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 table spoon ഏലക്കായ് പൊടിച്ചത് ആറു കൂട്‌ എണ്ണ പൊരിക്കാൻ ആവശ്യത്തിന് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാകം ചെയ്യുന്ന വിധം മൈദ ഉപ്പ് വെള്ളം എന്നിവ കൂട്ടി യോജിപ്പിച്ച്‌ മയത്തിൽ കുഴച്ചെടുക്കുക റവ എണ്ണയില്ലാതെ ഇളം തീയിൽ തുടർച്ചയായി ഇളക്കി വാസന വരുന്നത് വരെ വറുത്ത ശേഷം ഇറക്കി ഒരു

ഏലക്കായി പൊടി പനിനീർ എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചു വെക്കുക കുഴച്ച മൈദ അഞ്ചോ ആറോ ചെറിയ ഉരുളകളായി ഉരുട്ടി വെക്കണം ഓരോ ഉരുളകളും ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തണം പരത്തുമ്പോൾ അതിലേക്ക് മൈദ വിതറണം പരത്തിയ പൂരിയിൽ ഒരെണ്ണത്തിൻ്റെ മീതെ ഉരുക്കിയ ഡാൽഡ ഒരുപോലെ പുരട്ടി അതിനു മീ മീതെ അരിപ്പൊടി വിതറണം ഇതിനും മുകളിൽ മറ്റൊരു പൂരി വച്ച് ഡാൾഡയും അരിപ്പൊടിയും തേച്ച ശേഷം മറ്റൊരു പൂരി വെക്കണം ഇപ്രകാരം ബാക്കി യുള്ള പൂരികൾ മൂന്നെണ്ണണം വീതം തേച്ച് വെക്കണം ഇതിൽ ഒരു പൂരിയെടുത്തു മൈദ വിതറി മേലെയെതായി ഏതാണ്ട് എട്ടു ഒമ്പത് inch വട്ടത്തിൽ പരത്തണം അടുത്തതായി ഒരു ചപ്പാത്തിക്കല്ല് അടുപ്പത്തു വച്ച് ചൂടാക്കണം പരത്തി വച്ച

വെന്ത് ഉണങ്ങാതെ എടുത്ത് വേർതിരിച്ചു എടുക്കുക ബാക്കിയുള്ള ചപ്പാത്തിയും ഇതേ പോലെ തന്നെ ചെയ്യണം ഓരോ ചപ്പാത്തിയും മധ്യത്തിൽ രണ്ടായി മുറിക്കുക ഇതിൽ ഒരു കഷ്ണം എടുത്ത് കുമ്പിൾ കുത്തുക അല്പം മൈദയും വെള്ളവും കലക്കിയത് ഉപയോഗിച്ച് ഇതിൻ്റെ അറ്റം തേച്ചു ഒട്ടിക്കണം എന്നിട്ട് തയ്യാറാക്കി വച്ച റവ ഇട്ട് ഒരു spoon ൻ്റെ അറ്റം കൊണ്ട് കുത്തി നിറക്കുക തുടർന്ന് മോൾ ഭാഗത്തു അറ്റം മടക്കി മൈദ തേച്ച്‌

ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് എണ്ണ ചൂടാക്കി മണ്ടകൾ ഇട്ട് പൊൻ നിറമായി പൊരിച്ചു കോരിയ ശേഷം എണ്ണ വാലാൻ വെക്കുക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 മണ്ടയിവിടെ ready ആയിട്ടുണ്ട് ഇത്രേ ഉള്ളു easy യാണ് മണ്ട ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല taste ആണ്

ഉം അഭിപ്രായം പറയണം function ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പലഹാരമാണ് മണ്ട ഞാൻ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് നല്ല അഭിപ്രായമാണ് വീട്ടിലുള്ളവർ പറഞ്ഞിട്ടുള്ളത്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 ഇനി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും try ചെയ്ത് കുട്ടികളുടെയും വീട്ടിലുള്ളവരുടെയും നിങ്ങളുടെയും അഭിപ്രായം പറയണം

നല്ലൊരു dish ആണ് അടിപൊളിയാണ് ഞങ്ങൾ കഴിച്ചു നോക്കിട്ടുണ്ട് എല്ലാവരും കഴിച്ചു നോക്കി അഭിയപ്രായം പറയണം അടിപൊളിയാണ്

നാലുമണി പലഹാരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിട്ടുണ്ട് എല്ലാവരും അടിപൊളിയാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കികൊടുക്കണം നല്ല അഭിപ്രായമായിരിക്കും കുട്ടികൾക്ക് ഇനി നാലുമണി പലഹാരം ഇതുണ്ടാക്കി നോക്കണം നല്ല taste ആയിരിക്കും പിന്നെ function ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുണ്ടാക്കി കൊടുക്കാം പലർക്കും ഇഷ്ടമായിരിക്കും നിങ്ങൾ ഉണ്ടാക്കിട്ട് അഭിപ്രായം പറയണം അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കണം നല്ല taste ഒക്കെ ഉണ്ട്